തണ്ടർബേഡ് എപ്രകാരം ഉപയോഗിക്കാം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എപ്രകാരം തണ്ടർബേഡ് ഷോർട്ട് കട്ട് ലോഞ്ചറിൽ ചേർക്കാം സന്ദേശങ്ങൾ ടാഗ് ചെയ്യാം വേഗത്തിൽ ഫിൽറ്റർ ചെയ്യാം സന്ദേശങ്ങൾ തരംതിരിച്ച് സമന്വയിപ്പിക്കാം
കൂടാതെ സന്ദേശങ്ങൾ സേവും പ്രിന്റും ചെയ്യാം അറ്റച്ച് a ഫൈൽ ഫയൽ അറ്റാച്ച് ചെയ്യാം സന്ദേശങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാം ആക്ടിവിറ്റി മാനേജർ കാണാം
ഇവിടെ ഉപയോഗിക്കുന്നത് മോസില്ല തണ്ടർബേഡ് 1301 ഉം ഉബുണ്ടു 1204 ഉം
ഇടയ്ക്കിടെ തണ്ടർബേഡ് തുറക്കുനതിനാൽ ഒരു ഷോർട്ട് കട്ട് ഐക്കൺ സൃഷ്ടിക്കാം
തണ്ടർബേർഡ് ഷോർട്ട്കട്ട് ഐക്കൺ ഡ്രാഗ് ചെയ്ത് ലോഞ്ചറിൽ വയ്ക്കാം
ആദ്യമായി ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക
സെർച്ച് ഫീൽഡ് ൽ Thunderbirdടൈപ്പ് ചെയ്യുക
സെർച്ച് fieldന് താഴെ Thunderbirdഐക്കൺ കാണുന്നു
മൌസിലെ ഇടത്തെ ബട്ടൺ റിലീസ് ചെയ്യാതെ ഇതു തിരഞ്ഞെടുക്കുക
ഈ ഐക്കൺ ഡ്രാഗ് ചെയ്ത് ലോഞ്ചറിൽ ഇടുക
മൌസിലെ ഇടത്തെ ബട്ടൺ റിലീസ് ചെയ്യുക
ഡാഷ് ഹോം ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക
ലോഞ്ചറിലെ തണ്ടർബേർഡ് ഐക്കൺ എടുക്കുക
തണ്ടർബേർഡ് windowതുറക്കുന്നു
സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം ഇഡ് ക്ക് താഴെ Inboxൽ ക്ലിക്ക് ചെയ്യുക
ബോൾഡിൽ കാണുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക
വായിക്കാത്ത സന്ദേശങ്ങളാണിത്
ഗെറ്റ് Mailഐക്കൺ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് ആൽ ന്യൂ Messagesതെരഞ്ഞെടുക്കുക
ജി മെയിൽ അക്കൌണ്ടിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ലഭിച്ചു
സന്ദേശങ്ങൾ അയച്ച ആളിന് അനുസൃതമായി തരംതിരിക്കാം
കോളം ഹെഡിങ്ങിലുള്ളFromൽ ക്ലിക്ക് ചെയ്യുക
സന്ദേശങ്ങൾ അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിക്കപ്പെടുന്നു
ഒരിക്കൽ കൂടി Fromൽ ക്ലിക്ക് ചെയ്യാം
ഇപ്പോൾ സന്ദേശങ്ങൾ അക്ഷരമാലയുടെ അവരോഹണ ക്രമത്തിലായി
സബ്ജക്റ്റിന് അനുസൃതമായി ക്രമീകരിക്കാം
Subjectൽ ക്ലിക്ക് ചെയ്യുക സന്ദേശങ്ങൾ സബ്ജക്റ്റിന് അനുസൃതമായി ക്രമീകരിക്കപെട്ടു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് അസ്സഗ്ന്മെന്റ്റ് ചെയ്യാൻ ശ്രമിക്കുക
സന്ദേശങ്ങൾ സ്വീകരിക്കപെട്ട തീയതിക്ക് അനുസൃതമായി ക്രമീകരിക്കുക
സന്ദേശങ്ങൾ ടാഗും ചെയ്യാം
ഇതു വഴി തുറക്കേണ്ട സന്ദേശങ്ങൾ എളുപത്തിൽ തിരിച്ചറിയാൻ കഴിയും
സമാനമായ സന്ദേശങ്ങൾ ഗ്രൂപ്പ് ചെയ്യാനും ടാഗ് ഉപയോഗിക്കാം
മെയിൽ പ്രധാനപ്പെട്ടത് എന്ന് ടാഗ് ചെയ്യാം
ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത്ആദ്യത്തെ മെയിൽ തെരഞ്ഞെടുക്കുക
ടൂൾ ബാറിൽ Tagക്ലിക്ക് ചെയ്ത് Importantതെരഞ്ഞെടുക്കുക
ശ്രദ്ധിക്കുമെയിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു
താഴെയുള്ള പാനലിലേക്ക് നോക്കുക
മെയിൽ പ്രധാനപെട്ടതായി ടാഗ് ചെയ്യപ്പെട്ടു
ടാഗ് നീക്കം ചെയ്യുവാനായി ഈ മെയിൽ തെരഞ്ഞെടുക്കുക
വീണ്ടും ടൂൾ ബാറിൽ Tagക്ലിക്ക് ചെയ്ത് Importantക്ലിക്ക് ചെയ്യുക
ഇൻബൊക്സിലെ ആദ്യത്തെ മെയിൽ Importantഉം രണ്ടാമത്തേത് Workഉം ആയി ടാഗ് ചെയ്യാം
വലതു ഭാഗത്ത് ടാഗ് ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ മാത്രം കണ്ടാൽ മതിയെന്ന് കരുതുക
ഇത് സാധിക്കുമോ160
സന്ദേശങ്ങൾ പെട്ടന്ന് ഫിൽറ്റർ ചെയ്യുന്നതിനും കാണുന്നതിനുമായ് ക്വിക്ക് ഫിൽട്ടർ ടൂൾബാർ ഉപയോഗിക്കാം ക്വിക്ക് ഫിൽട്ടർ toolbarൽ നിന്നും ടാഗ് ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ കാണുന്നതിനായ് Taggedഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ടാഗ് ചെയ്ത സന്ദേശങ്ങൾ മാത്രം കാണുന്നു
വീണ്ടുംTagged ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം
ഇപ്പോൾ എല്ലാ മെയിലുകളും കാണാം
ഇനി മെസേജ് Threadsനെ പറ്റി പഠിക്കാം
എന്താണ് മെസേജ് ത്രെഡ്സ്
ബന്ധമുള്ള സന്ദേശങ്ങൾ ഒരേ നിരയായി അല്ലെങ്കിൽ ഒരു സംഭാഷണമായി കാണിക്കുന്നതിനെMessage ത്രെഡ്സ് എന്ന് പറയാം
ഒരു സംഭാഷണത്തിലെ സന്ദേശങ്ങളെല്ലാം ഒരുമിച്ചു കാണിക്കുന്നതിന് മെസേജ് ത്രെഡ്സ് ഉപയോഗിക്കാം
ഇത് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം
ഇൻബോക്സിന്റെ ഇടതു കോണിൽ കാണുന്ന ക്ലിക്ക് ടോ ഡിസ്പ്ലേ മെസേജ് threadsഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
മെയിലുകൾ ഒരു സംഭാഷണം പോലെ കാണപ്പെടുന്നു
മുഴുവൻ സംഭാഷണവും കാണുന്നതിനായി ബന്ധപെട്ട ത്രെഡ് ന് സമീപത്തായുള്ള ത്രെഡിംഗ് symbolക്ലിക്ക് ചെയ്യുക
മെസേജ് പ്രിവ്യൂ panelൽ മുഴുവൻ സംഭാഷണവും കാണുന്നു
ത്രെഡ് വ്യൂ വിൽ നിന്ന് പുറത്തു കടക്കുവാനായി Threadഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക
മെയിൽ എങ്ങനെ ഫോൾഡറിൽ സേവ് ചെയ്യാമെന്നും പ്രിന്റ്ചെയ്യാമെന്നും പഠിക്കാം
ഈ ട്യൂട്ടോറിയലിനായി പുതിയ ഫോൾഡർ ഡെസ്ക്ടോപിൽ സൃഷ്ടിച്ചിട്ടുണ്ട്
അതിന് സേവ്ഡ് Mailsഎന്ന് പേര് നൽകി
ആദ്യത്തെ മെയിൽ സെലക്ട് ചെയ്തു സേവ് ചെയ്യാം
മെയിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക
ഇത് പ്രത്യേകം ടാബിൽ തുറക്കുന്നു
ടൂൾ ബാറിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് Asഉം പിന്നെ Fileഉം ക്ലിക്ക് ചെയ്യുക
സേവ് മെസേജ് എഎസ് ഡയലോഗ് ബോക്സ് കാണുന്നു
ഡെസ്ക്ടോപ്പിൽ ബ്രൌസ് ചെയ്ത് സേവ്ഡ് Mailsഫോൾഡർ തിരഞ്ഞെടുത്ത് സേവ് ക്ലിക്ക് ചെയ്യുക
സന്ദേശം ഫോൾഡറിൽ സേവ് ചെയ്തു
സേവ്ഡ് Mailsഫോൾഡറിൽ പോകാം
ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക
ടെക്സ്റ്റ് ഫയലായി Geditൽ മെയിൽ തുറക്കുന്നു
നമുക്കിത് ക്ലോസ് ചെയ്ത് പുറത്ത് വരാം
ഈ സന്ദേശം ടെമ്പ്ലേറ്റ് ആയും സേവ് ചെയ്യാം
ടൂൾ ബാറിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് asഉം templatesഉം ക്ലിക്ക് ചെയ്യുക
തണ്ടർബേഡിലെ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ സന്ദേശം സേവ് ചെയ്തു
തണ്ടർബേഡിന്റെ ഇടത് പാനലിൽ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക
മെയിൽ തിരഞ്ഞെടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക
ഇത് ഒരു പ്രത്യേക ടാബിൽ തുറക്കുന്നുToഫീൽഡിൽ യഥാർത്ഥ മെയിലിലെ contactsകാണാം
മെയിലിലെ വിഷയം ഭേദഗതി വരുത്തിcontacts നീക്കം ചെയ്യുകയോ ചേർക്കുകയോ ചെയ്ത് ഇത് അയക്കാം
സബ്ജക്റ്റിൽ നമ്പർ 1 ചേർക്കുക
ടെമ്പ്ലേറ്റ് ക്ലോസ് ചെയ്യാനായി ടാബിന് മുകളിൽ ഇടതു വശത്ത് കാണുന്ന Xഐക്കൺ ക്ലിക്ക് ചെയ്യുക
സേവ് മെസേജ് ഡയലോഗ് ബോക്സ് കാണുന്നു
ഡോണ്ട് Saveക്ലിക്ക് ചെയ്യുക
സന്ദേശം പ്രിന്റ് ചെയ്യാം
ഇൻബൊക്സ് ക്ലിക്ക് ചെയ്തിട്ട് വലതു പാനലിൽ രണ്ടാമത്തെ മെയിൽ തിരഞ്ഞെടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക
ഇത് പുതിയ ടാബിൽ തുറക്കുന്നു
മെയിൻ മേനു വിൽ Fileപോവുകഎന്നിട്ട് പ്രിന്റ് തിരഞ്ഞെടുക്കുക
പ്രിന്റ് ഡയലോഗ് ബോക്സ് കാണുന്നു
മെയിലിന്റെ രണ്ട് കോപ്പികൾ A4ഷീറ്റിൽ Portraitഓറിയന്റെഷൻ ആയി പ്രിന്റ് ചെയ്യാം
പേജ് സെറ്റപ്പ് tab ക്ലിക്ക് ചെയ്യുക പേപ്പർ സൈസ് ഫീൽഡിൽ ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് അ4 തിരഞ്ഞെടുക്കുക
Orientationഫീൽഡിൽ ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോർട്രെയ്റ്റ്
Generalടാബ് ക്ലിക്ക് ചെയ്യാം
Copiesഫീൽഡിൽ2കൊടുക്കുക പ്രിന്റ് ക്ലിക്ക് ചെയ്യുക
പ്രിൻറർ ശരിയായി കൊൻഫിഗുർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൽ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുന്നു
പ്രിന്റ് ഡയലോഗ് ബോക്സ് എക്സിറ്റ് ചെയ്യാനായി ക്ലോസ് മെയിൽ ടാബ് ക്ലോസ് ചെയ്യാം
വീഡിയോ യാഹൂ അക്കൌണ്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാം
അതിനായി ഒരു പുതിയ സന്ദേശം തയ്യാറാക്കാം
മെനു ബാറിലെWriteക്ലിക്ക് ചെയ്യുകപുതിയ സന്ദേശത്തിനുള്ള വിൻഡോ കാണുന്നു
Toഫീൽഡിൽ യാഹൂ idയുടെ ആദ്യ അക്ഷരം ടൈപ്പ് ചെയ്യുകS
നോക്കു യാഹൂ മെയിൽ ഇഡ് സ്വയമേ ചേർക്കപ്പെടുന്നു
സബ്ജക്റ്റ് ഫീൽഡിൽ വീഡിയോ അറ്റാച്ച്മെന്റ് ടൈപ്പ് ചെയ്യുക
ടൂൾ ബാറിൽ Attachക്ലിക്ക് ചെയ്യുകAttach Filesഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഡെസ്ക്ടോപിൽ നിന്നും വാട്ട് ഐഎസ് a സ്പോക്കൻ Tutorialrarഫയൽ തിരഞ്ഞെടുക്കുകopenക്ലിക്ക് ചെയ്യുക
അറ്റാച്ച് ചെയ്യപ്പെട്ട ഫയൽ മുകളിൽ വലതു കോണിൽ കാണാം Sendക്ലിക്ക് ചെയ്യുക
യാഹൂ അക്കൌണ്ട് loginചെയ്യാം
അറ്റാച്ച്മെന്റ് ഉള്ള സന്ദേശം കിട്ടി
ഇനിയിത് ക്ലോസ് ചെയ്യാം
റെഫർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം ലഭിക്കാം
ഇൻബോക്സിൽ ധാരാളം സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇടകലർന്നിരിക്കും
തണ്ടർബേഡ് ആ സന്ദേശങ്ങൾ സുക്ഷിച്ചു വയ്ക്കാൻ അനുവദിക്കുന്നു
ആദ്യം ആർക്കൈവ് സെറ്റിംഗ്സ് പരിശോധിക്കണം
ഇടത് പാനലിലെSTUSERONEജി മെയിൽ അക്കൌണ്ട് ക്ലിക്ക് ചെയ്യുക
വലത് പാനലിൽ Accountsന് താഴെ വ്യൂ സെറ്റിംഗ്സ് ഫോർ തിസ് accountക്ലിക്ക് ചെയ്യാം
അക്കൌണ്ട്സ് Settingsഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇടത് പാനലിൽSTUSERONEജി മെയിൽ അക്കൌണ്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പീസ് ആൻഡ് Foldersക്ലിക്ക് ചെയ്യുക
മെസേജ് Archivesഓപ്ഷൻ പ്രവർത്തന സജ്ജമായി
സന്ദേശങ്ങൾ ഏത് ഫോൾഡറിൽ ശേഖരിക്കണമെന്ന് ഈ ഓപ്ഷനുകൾ തീരുമാനിക്കുന്നു
ഈ ഓപ്ഷൻ പ്രവർത്തന സജ്ജമല്ലെങ്കിൽ കീപ് മെസേജ് ആർക്കൈവ്സ് inടിക്ക് ചെയ്യുക
ആർക്കൈവ്സ് ഫോൾഡർ ഓൺ സ്റ്റൂസറോണ് അട്ട് gmailcomഓപ്ഷൻ തിരഞ്ഞെടുത്ത് OKക്ലിക്ക് ചെയ്യുക
STUSERONEജി മെയിൽ അക്കൌണ്ടിന് താഴെ Inboxക്ലിക്ക് ചെയ്യുക
മുന്നാമത്തെ സന്ദേശംarchiveചെയ്യാം
വലത്തെ പാനലിൽ നിന്നിത് തിരഞ്ഞെടുക്കുക
കോണ്ടെക്സ്റ്റ് menuവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് Archiveതിരഞ്ഞെടുക്കുക
STUSERONEജി മെയിൽ അക്കൌണ്ടിന് താഴെ Archivesഫോൾഡറിലേക്ക് സന്ദേശങ്ങൾ നീക്കപെട്ടു
ഇനിയിത് ഇൻബോക്സിൽ കാണില്ല
തണ്ടർബേഡ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തുവെന്ന് എങ്ങനെ കാണാം160
ഇത് വളരെ എളുപ്പമാണ്തണ്ടർബേഡിലെ പ്രവർത്തനങ്ങൾActivity Managerഎടുത്തുകാട്ടുന്നു
മെയിൻ menuവിൽ ടൂൾസ് എന്നിട്ട് ആക്ടിവിറ്റി Managerക്ലിക്ക് ചെയ്യാം
ആക്ടിവിറ്റി Managerഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇപ്പോൾ എല്ലാ ഇ മെയിൽ ആക്റ്റിവിറ്റിയും ലിസ്റ്റായി കാണാം ആക്ടിവിറ്റി Managerഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം
തണ്ടർബേഡ് എക്സിറ്റ് ചെയ്യാം തണ്ടർബേഡ് വിൻഡോയുടെ ഇടത് കോണിൽ കാണുന്ന ചുവന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇവിടെ പഠിച്ചത് എപ്രകാരം160 തണ്ടർബേഡ് ഷോർട്ട് കട്ട് ലോഞ്ചറിൽ ചേർക്കാം സന്ദേശങ്ങൾ ടാഗ് ചെയ്യാം വേഗത്തിൽ ഫിൽറ്റർ ചെയ്യാം സന്ദേശങ്ങൾ തരംതിരിച്ച് സമന്വയിപ്പിക്കാം
കൂടാതെ160 സന്ദേശങ്ങൾ സേവും പ്രിന്റും ചെയ്യാം ഫയൽ അറ്റാച്ച് ചെയ്യാം സന്ദേശങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാം ആക്ടിവിറ്റി മാനേജർ കാണാം നിങ്ങൾക്കായി ഒരു അസ്സിഗ്ന്മെന്റ് തണ്ടർബേഡ് ലോഗിൻ ചെയ്യുക ഒരു മെസ്സേജ് ത്രെഡ് കാണുക സന്ദേശം സേവും പ്രിന്റും ചെയ്യുക ഒരു ഇമെയിൽ തിരഞ്ഞെടുത്ത് കോണ്ടെക്സ്റ്റ് menuവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഇതിനകത്തെ എല്ലാ ഓപ്ഷനും പരിശോധിക്കുക
ആക്ടിവിറ്റി Managerഡയലോഗ് ബോക്സ് നോക്കുക
തണ്ടർബേഡ് ലോഗൌട്ട് ചെയ്യുക
വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി Managerഡയലോഗ് ബോക്സ് നോക്കുക
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇതു സ്പോകെൻ ട്യൂട്ടോറിയലിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contact അട്ട് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് orgൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ Introൽ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി